Javaയിലെ do വൈൽ ലൂപ്പ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് do വൈൽ ലൂപ്പ് അതിന്റെ ഉപയോഗം ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 37 ഇതിനായി Javaയിലെ വൈൽ ലൂപ്പ് അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഇതാണ് do വൈൽ loopന്റെ ഘടന
ഇത് വൈൽ loopന് സമാനമാണ്
ഇതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട്
ആദ്യത്തേത് ലൂപ്പ് റണ്ണിങ് കൺഡിഷൻ
രണ്ടാമത്തേത് ലൂപ്പ് വേരിയബിൾ
ഒരേ ഒരു വ്യത്യാസം കൺഡിഷൻ എഴുതുന്നത് ഡോ ബ്ലോക്കിന് ശേഷമാണ് എന്നതാണ്
അതായത് ഡോ ബ്ലോക്കിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കൺഡിഷൻ പരിശോധിക്കുന്നു
ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം
eclipseലേക്ക് പോകുക
ഇവിടെ നമുക്ക് എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡിന് ആവശ്യമായ ഘടനയും ഉണ്ട്
ഡൌഹിലേടെമോ എന്ന ക്ലാസ്സ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്
ഇവിടെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ do വൈൽ ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക ഇന്റ് n ഇക്വാൾട്ടോ 1 n ആണ് ലൂപ്പ് വേരിയബിൾ
എന്നിട്ട് ഡോ
ബ്രേസസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക
bracesനുള്ളിൽ systemoutപ്രിന്റ്ലൻ nന്റെ മൂല്യം പ്രിന്റ് ചെയ്തിട്ട് അത് വർദ്ധിപ്പിക്കുന്നു
n ഇക്വാൾട്ടോ n പ്ലസ് 1 ഇത് n പത്തോ അതിനെക്കാൾ ചെറുതോ ആയിരിക്കുന്നിടത്തോളം ചെയ്തു കൊണ്ടിരിക്കുന്നു
bracesന് പുറത്ത് ടൈപ്പ് ചെയ്യുക വൈൽ പരാൻതീസിസിനുള്ളിൽ എന്നിട്ട് semi കോളൻ കൊടുക്കുന്നു
കോഡ് പ്രവർത്തിപ്പിച്ച് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നത് കാണാം
ഇപ്പോൾ കോഡിന്റെ എക്സിക്യൂഷൻ മനസിലാക്കാം
ആദ്യം 1ന്റെ മൂല്യം പ്രിന്റ് ചെയ്തിട്ട് ന് 2 ആകുന്നു
എന്നിട്ട് കൺഡിഷൻ പരിശോധിക്കുന്നു
ഇത് ട്രൂ ആയതിനാൽ വീണ്ടും 2 പ്രിന്റ് ചെയ്തിട്ട് ന് 3 ആകുന്നു
അങ്ങനെ പത്ത് വരെയുള്ള എല്ലാ സംഖ്യകളും പ്രിന്റ് ചെയ്തതിന് ശേഷം nന്റെ മൂല്യം 11 ആകുന്നു
n 11 ആകുമ്പോൾ കൺഡിഷൻ ഫാൽസെ ആകുകയും ലൂപ്പ് അവസാനിക്കുകയും ചെയ്യുന്നു
ഇപ്പോൾ 50 മുതൽ 40 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാം
അതിനായി 50ൽ നിന്ന് തുടങ്ങുന്നു
n 1നെ n 50 ആക്കുക
വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് ലൂപ്പ് പുരോഗമിക്കേണ്ടതിനാൽ ഇവിടെ ലൂപ്പ് വേരിയബിളിൽ കുറവ് വരുത്തുന്നു
n n 1നെ n n - 1 ആക്കുക
n 40ഓ അതിനെക്കാൾ കൂടുതലോ ആയിരിക്കുന്നിടത്തോളം ലൂപ്പ് റൺ ചെയ്യുന്നു
അതിനായി n gt 40 എന്ന കൺഡിഷൻ കൊടുക്കുക
ഔട്ട്പുട്ട് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
50 മുതൽ 40 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നത് കാണാം
do വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യത്യസ്ഥമായ ലോജിക്ക് പരിശോധിക്കാം
ഒരു സംഖ്യ പൂർണ്ണ വർഗമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു
ആദ്യം മെയിൻ മെത്തോട് വൃത്തിയാക്കുക
എന്നിട്ട് ടൈപ്പ് ചെയ്യുക ഇന്റ് n 25 n ന്റെ മൂല്യം പൂർണ്ണ വർഗമാണോ അല്ലെയോ എന്ന് പരിശോധിക്കുന്നു
എന്നിട്ട് ടൈപ്പ് ചെയ്യുക ഇന്റ് x 0 നമ്മുടെ സംഖ്യ പൂർണ്ണ വർഗമാണെങ്കിൽ അതിന്റെ വർഗ മൂലം സ്റ്റോർ ചെയ്യാൻ x ഉപയോഗിക്കുന്നു
ടൈപ്പ് ചെയ്യുക ഡോ ബ്രേസസ് തുറക്കുകയും അടക്കുകയും ചെയ്യുക
bracesനുള്ളിൽ x ഇക്വൽ ടോ x പ്ലസ് 1 bracesന് പുറത്ത് വൈൽ പരാൻതീസിസിനുള്ളിൽ ക്സ് ഇന്റോ ക്സ് ന് സെമി കോളൻ കൊടുക്കുക
x ഇന്റോ x n നെക്കാൾ ചെറുതായിരിക്കുന്നിടത്തോളം xന്റെ മൂല്യം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു
ലൂപ്പ് അവസാനിക്കുമ്പോൾ ഈ കൺഡിഷൻ ഫാൽസെ ആകുന്നു
അതായത് x ഇന്റോ ക്സ് nന് സമമോ അതിനെക്കാൾ വലുതോ ആയിരിക്കും
x ഇന്റോ ക്സ് nന് സമമാണെങ്കിൽ നമ്മുടെ സംഖ്യ പൂർണ്ണ വർഗം ആയിരിക്കും
ഇത് nന് സമമല്ലെങ്കിൽ സംഖ്യ പൂർണ്ണ വർഗം ആയിരിക്കില്ല
അവസാനമായി ഈ കൺഡിഷൻ പ്രിന്റ് ചെയ്യുന്നു
Systemoutprintlnക്സ് ക്സ് ന് കോഡ് പ്രവർത്തിപ്പിച്ച് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണാം
മറ്റൊരു പൂർണ്ണ വർഗ സംഖ്യ കൊടുക്കാം
n 25നെ n 49 ആക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
വീണ്ടും ട്രൂ ലഭിക്കുന്നു
പൂർണ്ണ വർഗം അല്ലാത്ത ഒരു സംഖ്യ കൊടുക്കാം
49നെ 23 ആക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
പ്രതീക്ഷിച്ചത് പോലെ ഫാൽസെ കിട്ടുന്നു
nന്റെ മൂല്യം പൂജ്യം ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
n 23യെ n 0 ആക്കുക
0 ഒരു നാച്ചുറൽ നംബർ അല്ലാത്തതിനാൽ നമുക്ക് ഫാൽസെ കിട്ടണം
കോഡ് റൺ ചെയ്ത് നോക്കാം
സേവ് ചെയ്ത് റൺ ചെയ്യുക
പ്രതീക്ഷിച്ചത് പോലെ ഫാൽസെ കിട്ടുന്നത് കാണാം
ഇങ്ങനെ സംഭവിച്ചതിന് കാരണം കൺഡിഷൻ x ഇന്റോ x ഐഎസ് ലെസ് താൻ ന് പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ xന്റെ മൂല്യം ഒരു തവണ വർദ്ധിപ്പിച്ച് കഴിയുന്നു
ലൂപ്പ് കൺഡിഷൻ പരാജയപ്പെടുന്നതിനാൽ ലൂപ്പ് പിന്നീട് റൺ ചെയ്യുന്നില്ല
ഇങ്ങനെ do വൈൽ ലൂപ്പ് ഉപയോഗിച്ച് പൂജ്യത്തെ ഒരു പൂർണ്ണ വർഗമായി പരിഗണിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നു
ഇത് പോലെ ഡോ വൈൽ ലൂപ്പ് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു
പ്രത്യേകിച്ച് ലൂപ്പ് ഒരു തവണ എങ്കിലും റൺ ചെയ്യേണ്ട അവസരങ്ങളിൽ
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് do വൈൽ loopഉം അത് ഉപയോഗിക്കുന്നതും
ഒരു അസ്സൈൻമെന്റ് താഴെ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക
ഒരു ബൈനറി നമ്പർ തന്നാൽ അതിന് സമാനമായ ഡെസിമൽ നംബർ കണ്ടെത്തുക
ഉദാഹരണം 11010 ആണെങ്കിൽ 26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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഞാൻ ദേവി സേനൻ ഐറ്റ് ബോംബേ